അആഹ് വിശേഷം എന്താണ്

നല്ലന്നെ എല്ലാര്ക്കും നിനക്കോ

ആഹ് ഒരു ആവശ്യം ഉണ്ടായിരുന്നു . നല്ല മഴയല്ലേ ഒരു കുടയെല്ലാം വാങ്ങാം എന്ന് കരുതി കാലം തെറ്റിയുള്ള മഴ ആയതുകൊണ്ട് . അവിടെയെല്ലാം എങ്ങനെ അവിടെ മഴയുണ്ടോ

ആഹ് ഏത് സമയത്താണ് എന്താണെന്നു അറിയില്ല കുട വാങ്ങിയാൽ മുതലാകുമോ എന്നുപോലും അറിയില്ല അതന്നെ കാര്യം പക്ഷെ വാങ്ങിവച്ചോ അതാണ് ഉപകാരം എപ്പോഴാണ് ഇനി മഴ വരുന്നത് എന്ന് പറയാൻ പറ്റൂല. മഴ മാത്രം പ്രതീക്ഷിക്കേണ്ടല്ലോ വെയിലും ഉണ്ട് ഇടക്കിടക്ക് പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട് നിനക്കറിയില്ലേ അല്പന്മാർ അർദ്ധരാത്രിക്കും കുടപിടിക്കും എന്ന് ശരിക്കിപ്പം ആ അവസ്ഥയാണ്‌ . ഏത് രാത്രിക്കും കുട പിടിക്കെടാ അവസ്ഥയാണ്

നമ്മളെന്നെ ചെയ്തി കൊണ്ടല്ലേ ഇങ്ങനെ കാലാവസ്ഥ മാറുന്നത് പണ്ട് കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് നാല് നാലു മാസായിട്ടു നമ്മൾ ഇങ്ങനെ മാറ്റിവെക്കുമായിരുന്നല്ലോ

മഴക്കാലമായാലും വേനല്ക്കാലമായാലും മാറ്റി മാറ്റി വച്ചിരുന്നല്ലോ ഇപ്പോഴെന്താണ് ഇപ്പം പ്രകൃതി നശിപ്പിക്കും പ്രകൃതി മനുഷ്യനെ നശിപ്പിക്കാൻ ഒരുങ്ങുകയാ

ഇന്നലെ നല്ല പേടിയുണ്ടായിരുന്നു എന്ന് വച്ചാൽ ആദ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ പെട്ടന്ന് മഴയും തുടങ്ങി ഇടിയും വന്നു മിന്നും വന്നു

ആഹ് ആഹ് അതാ നല്ലത്

ആഹ് മഴയുണ്ടായിരുന്നു . ഇന്നലെ ഉച്ചവരെ നല്ല വെയിൽ ഉണ്ടായിരുന്നു ഒരു മാറ്റവുമില്ല. രാവിലെ നല്ല തണുപ്പ് ഉണ്ടായിരുന്നു ഉച്ചക്ക് നല്ല വെയിൽ രാത്രി മഴ എല്ലാ പ്രതിഭാസവും ഉണ്ടിവിടെ

ഇവിടെയും അങ്ങനെ തന്നെ അവസ്ഥ വലിയ മാറ്റം ഒന്നും ഇല്ല മഴവരുന്നു പെട്ടെന്ന് മഴ പോകുന്നു വെയിൽ ആവുന്നു

ഇനിയിപ്പോ ഡിസംബറിലെ തണുപ്പും ഉണ്ടാവും. തണുപ്പ് നമുക്ക് കിട്ടുവോ എന്തോ

ഹ ഹ ഹ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കണം മിക്കവാറും ഇനിയിപ്പോ മാർച്ചിൽ നോക്കിയാൽ മതി തണുപ്പ് അതാണ് ഇപ്പൊ നമുക്ക് ഏത് കാലാവസ്ഥയും പറയാൻ കഴിയില്ല ഇപ്പൊ മാസം മാത്രമേ പറയാൻ കഴിയൂ

ആഹ് പണ്ട് ഡിസംബർ എന്ന് പറഞ്ഞാൽ തണുപ്പ് ജൂൺ എന്ന് പറഞ്ഞാൽ മഴ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ അതെ മാർച്ചിൽ പൂത്തിരുന്ന മാവെല്ലാം ഇപ്പോൾ ഡിസംബറിലെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആഹ് അതാണ് കാലാവസ്ഥ മാറിത്തുടങ്ങി മനുഷ്യൻ തന്നെയല്ലേ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം അല്ലെ ആഹ് അതന്നെ നമ്മെ ഓരോ ചെയ്തികളും പ്രവൃത്തികളും

ഇതാ പറയുന്നത് അല്ലെ പ്രളയം ഇപ്പം നിത്യ കേരളത്തിനെ ഒന്നാണല്ലോക് കൊടുങ്കാറ്റായാലും പ്രളയം ആയാലും

കാലാവസ്ഥയുടെ അവസ്ഥ അങ്ങനെയാണ്

അന്തരീക്ഷത്തിലെയും . മനുഷ്യനെ എന്താ പറയാ ഇപ്പൊ ഫുൾ പുകയല്ലേ കാലാവസ്ഥനെ എന്താ വാഹനങ്ങളുടെ ആധിക്യം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒന്ന് നമ്മൾ ഒരുപാട് വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇടുന്നത്കൊണ്ടാണ് അന്തരീക്ഷം മൊത്തം മാറുകയാണ് ഇപ്പൊ

ഇനിയിപ്പോ കാലാവസ്ഥയൊക്കെ ഇങ്ങനെയാണ് . പുറം നാട്ടിലൊക്കെ പോകേണ്ടി വരുമോ മിക്കവാറും അങ്ങനെ ആയിരിക്കും ഇനിയിപ്പോ ഇങ്ങനെ ഒരു പ്രതിഭാസം വരുമോ അഞ്ചു വര്ഷം കഴിഞ്ഞാൽ അതായത് മഴ അനുഭവിക്കണമെങ്കിൽ ഇന്ന നാട്ടിലേക്ക് പോണം വെയിൽ അനുഭവിക്കണമെങ്കിൽ ഇന്ന നാട്ടിലേക്ക് പോണം. അങ്ങനെ മാറി മാറി വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ എന്റെ അഭിപ്രായത്തിൽ കാലാവസ്ഥ നോക്കി ഇപ്പം നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു മെല്ലെ ഇറങ്ങിക്കോ ഇപ്പം കുറച്ചു ശാന്തമായിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് രാവിലെന്നെ ഇവിടുന്നു ഇറങ്ങിയത്

എന്നാൽ മഴയ്ക്ക് മുന്നേ നിന്റെ ലക്ഷ്യ സ്ഥാനത്തു എത്തട്ടെ ആഹ് അങ്ങനെ ചെയ്യേണ്ടിവരും ഇപ്പം കടയിൽ കേറാം എന്നിട്ട് വിളിക്കാം നിന്നെ ആഹ് ശരിയെന്നാൽ ഞാൻ പോകുകയാണ് ഓക്കേ